നമസ്കരം, എന്താടാ നിനക്കൂ സുഗം തന്നെ അല്ലെ

അഹാ നിൻ്റെ വിദ്യാലയതിൽ ഇന്നു എന്താണു പഠിപ്പിച്ചതു

എഹ്... ഒരു കൃഷിക്കാരൻ തൻ്റെ എഹ് ഭൂമി സുരക്ഷിക്കി സോ സൂക്ഷിക്കാൻ ആയി കഷ്ടപ്പെടുന്ന ഒരു കഥയാണത്

ന്താണ് കൃഷിനൊക്കെ അധ്യാപിക പറഞ്ഞു തന്നിട്ടുണ്ടോ ഹ് എൻറെ അധ്യാപക പറഞ്ഞു സസ്യങ്ങൾ വളർത്തിയും വളർത്തു മൃഹങ്ങളെ പരിപാലിപിച്ചും ഭക്ഷണ ഹ് ഹ.. വിവരങ്ങൾ ഉൽപാദിപ്പിക്കുന്ന പ്രക്രിയ ആണ് കൃഷി അതെ അതെ അർത്ഥം വളരെ ശരിയാണ് എന്നാലും കുറെ കൂടിയുണ്ട് കൃഷി എന്ന് പറഞ്ഞ വാക്കിന്

കർഷക വൃത്തി ആരംഭിച്ചത് ഗോതമ്പ് ആയിരുന്നു ആഹ്ഹ മിക്കവാറും എല്ലാ ഫക്ഷ പതാർതങ്ങളും കർഷകവൃത്തിയിലുടെ ഫലമാണ്

ഹ ഹ ഹാ അതെന്താ നീ അങ്ങനെ ചോദിച്ചത് നമ്മുടെ കേരളത്തിലും കൃഷി ഉണ്ടായിരുന്നു കേരളത്തിൻറെ ഭൂമിശാസ്ത്രം പരിശോധിച്ചാൽ അറിയാം എന്തുകൊണ്ട് കൃഷി ചെയ്യാൻ അനുയോജ്യമായ യ യാ മണ്ണാണ് നമ്മുടേത്

പെട്ടിപോലെ അടുക്കി വച്ചിരിക്കുന്ന കെട്ടിടങ്ങളാണ് കാണാൻ കഴിയുക ഒരുകാലത്ത് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപാദിപ്പിച്ചത് കേരളത്തിൽ ആയിരുന്നു അന്ന് കേരളം മറുനാടുകളിലേക്ക് ധാരാളം ധാന്യങ്ങൾ പച്ചകറികൾ കയറ്റുമതി ചെയ്യുമായിരുന്നു എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതും കേരളത്തിലാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്ത് നിന്നും വരുന്ന ആഹാ വിഷം ആഹാ വിഷം അടിച്ച മാലിന്യമായ ആഹാ ഭക്ഷണപ്രദങ്ങളാണ് നമുക്ക് ഇന്ന് ലഭിക്കുന്നത്

ഇലയായ കന്നര ആഹ് പശുക്കൾക്ക് ഹ്... തീറ്റയായി കൊടുത്തും ആ പശുക്കളെയും മെച്ചാണ് അന്ന് കഴിഞ്ഞിരുന്നതിൽ നിന്ന് അമ്മ അമ്മ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു എന്നാൽ കേരളത്തിലെ മാറിയ സാഹചര്യത്തിൽ ആഹ് കർഷകൻറെ എഹ് കൃഷി ചെയ്യാനുള്ള ആഹ് കഷ്ടപ്പാടുകളുടെ ഇടയിൽ അദ്ദേഹം ആ കൃഷിഭൂമി വിൽക്കുകയും പിന്നീട് ബാക്കി വന്നിരുന്ന സ്ഥലത്തു അദ്ദേഹം റബ്ബർ മരം നട്ടു പിടിപ്പിക്കേണ്ടിയും ചെയ്യേണ്ടി വന്നു നമ്മുടെ ഹ് അമ്മയുടെ വീട്ടില് പലതരത്തിലുള്ള സസ്യങ്ങൾ ഉണ്ടായിരുന്നു അവിടെ കാപ്പി കൃഷി ചെയ്തിരുന്നത്രെ അതുപോലെ പലതരം കൃഷികൾ നമ്മുടെ അപ്പൂപ്പൻ ചെയ്തിരുന്നു അറിയാവോ ആ ഇരുമ്പൻ പുളി , കമ്പിളിങ്ങ നാരങ്ങാ ,ആഞ്ഞലി ചക്ക എന്നിവയൊക്കെ കൃ അപ്പുപൻ കൃഷി ചെയ്തതായി അമ്മ പറഞ്ഞിരുന്നത് ഓർമ്മയുണ്ട് ഓർമ്മയില്ലേ ആഹ് ഞാൻ ഓർക്കുന്നു നിനക്ക് അറിയാവുന്നു അറിയാൻ വേണ്ടി ചോദിച്ചതാ അധ്യാപക എനിക്ക് പലതരത്തിലുള്ള കൃഷികളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്

മഴയെ മാത്രം ആശ്രീയിച്ചു പറമ്പുകളിലോ കുന്നിൻ ചെല്ലുകളിലോ ചെയ്യുന്ന കൃഷിയുടെ പേര് അറിയുമോ

ഓ വേറെ എന്തൊക്കെ തരം കൃഷികൾ ആണ് ഉള്ളത് ഉപ്പുവെള്ളം കയറുന്ന പ്രദേശങ്ങളിൽ നടത്തുന്ന ന് നെൽകൃഷിയാണ് കൈപ്പാട് കൃഷി

ചെരുവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ ഭൂമി തട്ടുകൾ ആയി തരംതിരിച്ചാണ് പള്ളിയാൽ കൃഷി ചെയ്യുന്നത് അഹ് ഹാ... അപ്പോ നീ പൊക്കാളിയെ പറ്റി പറഞ്ഞില്ലല്ലോ പൊക്കാള കൃഷിയോ അതൊന്നും കൃഷിയാണ് എനിക്കത് ഓർമ്മ വരുന്നില്ലല്ലോ ഒരാൾ പൊക്കത്തിൽ വളരുന്ന ലവണ പ്രതിരോധശേഷിയുള്ള പൊക്കാളി നെല്ല് ഉപയോഗിച്ചാണ് ഈ കൃഷി ചെയ്യാറുള്ളത് വെള്ളപ്പൊക്ക പ്രതിരോധിക്കാൻ വേണ്ടി ഈ കൃഷിയാണ് ചെയ്യാറ് മലപ്പുറം തൃശൂർ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇല്ലേ അവിടെ പൊക്കാളി കൃഷി ചെയ്യാറുണ്ട് നമ്മൾ നാട്ടിൽ കൃഷി ഭൂമിയും കൃഷിക്കാരും കുറവാണല്ലോ ഇങ്ങനെ പോയാൽ നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിക്കും

ഭാവിയിൽ കേരളത്തിൽ കൃഷിയുടെ അവസ്ഥ എന്താവുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം അ..